എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ ആശംസകൾ
മൻ കി ബാത്തിന്റെ നൂറാം അദ്ധ്യായമാണ് ഇന്ന്
നിങ്ങളിൽ നിന്നും എനിക്ക് ആയിരക്കണക്കിന് കത്തുകൾ ലഭിച്ചു ലക്ഷക്കണക്കിന് സന്ദേശങ്ങൾ കഴിയുന്നത്ര കത്തുകൾ വായിക്കാനും അവ കാണാനും സന്ദേശങ്ങൾ മനസ്സിലാക്കാനും ഞാൻ ശ്രമിച്ചു
നിങ്ങളുടെ കത്തുകൾ വായിക്കുമ്പോൾ പലപ്പോഴും ഞാൻ വികാരഭരിതനായി സ്നേഹവായ്പ് നിറഞ്ഞു ഹൃദയം കവിഞ്ഞു എന്നെത്തന്നെ ഞാൻ നിയന്ത്രിക്കുകയും ചെയ്തു
മൻ കി ബാത്തിന്റെ 100ാം അദ്ധ്യായത്തിന് നിങ്ങൾ എന്നെ അഭിനന്ദിച്ചു പക്ഷേ എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് ഞാൻ ഇത് പറയുന്നത് വാസ്തവത്തിൽ നിങ്ങളെല്ലാവരും മൻ കി ബാത്തിന്റെ ശ്രോതാക്കളാണ് അഭിനന്ദനം അർഹിക്കുന്ന നമ്മുടെ നാട്ടുകാരാണ്
മൻ കി ബാത് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ മനസ്സിലെ കാര്യങ്ങൾ ആണ് അത് അവരുടെ വികാരങ്ങളുടെ പ്രകടനമാണ്
സുഹൃത്തുക്കളേ 2014 ഒക്ടോബർ 3 വിജയദശമിയുടെ ഉത്സവമായിരുന്നു വിജയദശമി ദിനത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് മൻ കി ബാത്ത് യാത്ര ആരംഭിച്ചു
തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തിന്റെ ഉത്സവമാണ് വിജയദശമി
രാജ്യത്തെ ജനങ്ങളുടെ നന്മയുടെയും ധന്യാത്മകതയുടെയും അതുല്യമായ ഉത്സവമായി മൻ കി ബാത്ത് മാറിയിരിക്കുന്നു
എല്ലാ മാസവും വരുന്ന നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഉത്സവം
ഇതിൽ നമ്മൾ പോസിറ്റിവിറ്റി ആഘോഷിക്കുന്നു
ഇതിലെ ജനപങ്കാളിത്തവും നമ്മൾ ആഘോഷിക്കുന്നു
മൻ കി ബാത്ത് ആരംഭിച്ച് ഇത്രയും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞുവെന്ന് വിശ്വസിക്കാൻ പലപ്പോഴും പ്രയാസമാണ്
ഓരോ അദ്ധ്യായവും അത്രയധികം സവിശേഷമായിരുന്നു
ഓരോ തവണയും പുതിയ ഉദാഹരണങ്ങളുടെ പുതുമ ഓരോ തവണയും നമ്മുടെ നാട്ടുകാരുടെ പുതിയ വിജയങ്ങളുടെ പരിണാമം
മൻ കി ബാത്തിൽ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ആളുകൾ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ചേർന്നു
ബേടീ ബച്ചാവോ ബേടീ പഠാവോ ആയാലും സ്വച്ഛ് ഭാരത് പ്രസ്ഥാനമായാലും ഖാദി മഹോത്സവമായാലും പ്രകൃതി സ്നേഹത്തിന്റെ കാര്യമായാലും സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവമായാലും അമൃത് സരോവർ ആയാലും മൻ കി ബാത്ത് ഇവയെല്ലാം ഉൾക്കൊണ്ടു
നിങ്ങൾ അതിനെ വലിയ പ്രസ്ഥാനമാക്കി നിങ്ങൾ അതു സൃഷ്ടിച്ചു
അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായി മൻ കി ബാത്ത് പങ്കുവെച്ചപ്പോൾ അത് ലോകം മുഴുവൻ ചർച്ചയായി
സുഹൃത്തുക്കളേ മൻ കി ബാത്ത് എനിക്ക് മറ്റുള്ളവരുടെ ഗുണങ്ങളെ ആരാധിക്കുന്നതുപോലെയാണ്
എനിക്ക് ഒരു വഴികാട്ടി ഉണ്ടായിരുന്നു ശ്രീ ലക്ഷ്മണറാവു ജി ഇനാംദാർ
ഞങ്ങൾ അദ്ദേഹത്തെ വക്കീൽ സാഹിബ് എന്നാണ് വിളിച്ചിരുന്നത്
മറ്റുള്ളവരുടെ ഗുണങ്ങളെ ആരാധിക്കണമെന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു
നിങ്ങളുടെ മുന്നിൽ ആരായാലും അത് നിങ്ങളോടൊപ്പമായാലും നിങ്ങളുടെ എതിരാളിയായാലും അവരുടെ നല്ല ഗുണങ്ങൾ അറിയാനും അവരിൽ നിന്ന് പഠിക്കാനും ശ്രമിക്കണം
അദ്ദേഹത്തിന്റെ ഈ കാര്യം എന്നെ എപ്പോഴും പ്രചോദിപ്പിച്ചിട്ടുണ്ട്
മറ്റുള്ളവരുടെ ഗുണങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള മികച്ച മാധ്യമമായി മൻ കി ബാത്ത് മാറി
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ പരിപാടി ഒരിക്കലും നിങ്ങളെ എന്നിൽ നിന്ന് അകലാൻ അനുവദിച്ചില്ല
ഞാൻ ഓർക്കുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവിടെയുള്ള സാധാരണക്കാരെ കാണുന്നതും അവരുമായി ഇടപഴകുന്നതും സ്വാഭാവികമായിരുന്നു
മുഖ്യമന്ത്രിയുടെ പ്രവർത്തനവും പ്രവർത്തനസമയവും അങ്ങനെയാണ് ജനങ്ങളുമായി കണ്ടുമുട്ടാൻ നിരവധി അവസരങ്ങളുണ്ട്
എന്നാൽ 2014ൽ ഡൽഹിയിലെത്തിയശേഷം ഇവിടുത്തെ ജീവിതം വളരെ വ്യത്യസ്തമാണെന്ന് ഞാൻ കണ്ടെത്തി
ജോലിയുടെ സ്വഭാവം വ്യത്യസ്തമാണ് ഉത്തരവാദിത്തം വ്യത്യസ്തമാണ് സാഹചര്യങ്ങളുടെയും പരിതസ്ഥിതിയുടെയും ബന്ധനങ്ങൾ സുരക്ഷിതത്വത്തിന്റെ സങ്കീർണ്ണതകൾ സമയപരിധി
ആദ്യ ദിവസങ്ങളിൽ എന്തോ വ്യത്യസ്തമായി ശൂന്യമായി തോന്നി
അൻപത് വർഷം മുമ്പ് ഞാൻ രാജ്യത്തെ ജനങ്ങളുമായുള്ള ബന്ധം മുറിഞ്ഞുപോകുന്നതിനുവേണ്ടിയല്ല ഞാൻ എന്റെ വീട് അൻപതോളം വർഷങ്ങൾക്കു മുമ്പ് ഉപേക്ഷിച്ചത് എന്റെ എല്ലാമായ നാട്ടുകാരെ അവരെ പിരിഞ്ഞ് ജീവിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു
മൻ കി ബാത്ത് എന്റെ ഈ വെല്ലുവിളിയ്ക്ക് ഒരു പരിഹാരം നൽകി
സാധാരണക്കാരുമായി ബന്ധപ്പെടാനുള്ള ഒരു മാർഗം അതു നല്കി
പദവിയും പ്രോട്ടോക്കോളും വ്യവസ്ഥിതിയിലും പൊതുവികാരത്തിലും ഒതുങ്ങി കോടിക്കണക്കിന് ആളുകൾക്കൊപ്പം എന്റെ വികാരങ്ങളും ലോകത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി
എല്ലാ മാസവും ഞാൻ എന്റെ രാജ്യത്തിലെ ജനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് സന്ദേശങ്ങൾ വായിക്കുന്നു എല്ലാ മാസവും ഞാൻ രാജ്യക്കാരുടെ ഒരു അത്ഭുതകരമായ രൂപം ദർശിക്കുന്നു
ജനങ്ങളുടെ തപസ്സിന്റെയും ത്യാഗത്തിന്റെയും പരമാവധി ഞാൻ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നു
ഞാൻ നിങ്ങളിൽ നിന്ന് അൽപംപോലും അകലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല
എന്നെ സംബന്ധിച്ചിടത്തോളം മൻ കി ബാത്ത് ഒരു പരിപാടിയല്ല എനിക്കത് വിശ്വാസവും ആരാധനയും ഉപവാസവുമാണ്
ആളുകൾ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ ഒരു തളികയിൽ പ്രസാദം കൊണ്ടുപോകും
എന്നെ സംബന്ധിച്ചിടത്തോളം മൻ കി ബാത്ത് ദൈവതുല്യരായ പൊതുജനം എന്ന ജനാർദനന്റെ കാൽക്കൽ പ്രസാദത്തിന്റെ ഒരു തളിക പോലെയാണ്
മൻ കി ബാത്ത് എന്റെ മനസ്സിന്റെ ഒരു ആത്മീയ യാത്രയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു
മൻ കി ബാത്ത് സ്വയം എന്നത് നിന്ന് സമൂഹത്തിലേക്കുള്ള യാത്രയാണ്
മൻ കി ബാത് ഞാൻ എന്നത് എന്നിൽ നിന്ന് നമ്മളിലേക്കുള്ള യാത്രയാണ്
ഞാനല്ല നിങ്ങളാണതിന്റെ സാംസ്കാരിക ലക്ഷ്യം
നിങ്ങൾ സങ്കൽപിക്കുക എന്റെ നാട്ടുകാരിൽ ഒരാൾ നാല്പതോളം വർഷമായി വിജനമായ കുന്നുകളിലും തരിശുനിലങ്ങളിലും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു
എത്രയോപേർ മുപ്പതോളം വർഷമായി ജലസംരക്ഷണത്തിനായി കിണറുകളും കുളങ്ങളും ഉണ്ടാക്കുന്നു അവ വൃത്തിയാക്കുന്നു
ചിലർ 25 30 വർഷമായി പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നു ചിലർ പാവപ്പെട്ടവരെ ചികിത്സയിൽ സഹായിക്കുന്നു
മൻ കി ബാത്തിൽ പലതവണ അങ്ങനെ ഉള്ളവരെ പരാമർശിക്കുമ്പോൾ ഞാൻ വികാരാധീനനാവുന്നു
ആകാശവാണി സഹപ്രവർത്തകർക്ക് ഇത് വീണ്ടും വീണ്ടും ശബ്ദലേഖനം ചെയ്യേണ്ടിവന്നു
ഇന്ന് പോയകാലങ്ങൾ പലതും എന്റെ കൺമുന്നിൽ തെളിയുന്നു
എന്നെ ഈ അധ്വാനം നിരന്തരം പ്രയത്നത്തിൽ മുഴുകാൻ പ്രേരിപ്പിക്കുന്നു
സുഹൃത്തുക്കളേ മൻ കി ബാത്തിൽ നമ്മൾ പരാമർശിക്കുന്ന ആളുകളെല്ലാം ഈ പരിപാടിയെ സജീവമാക്കിയ ഞങ്ങളുടെ ഹീറോകളാണ്
ഇന്ന് നൂറാം അദ്ധ്യായത്തിന്റെ സോപാനത്തിൽ എത്തിനിൽക്കുമ്പോൾ ഈ എല്ലാ നായകന്മാരുടെയും യാത്രയെക്കുറിച്ച് അറിയാൻ നമ്മൾ ഒരിക്കൽ കൂടി പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
ഇന്ന് നമ്മൾ ചില സഹപ്രവർത്തകരുമായി സംസാരിക്കാനും ശ്രമിക്കുകയാണ്
ഹരിയാനയിലെ സഹോദരൻ സുനിൽ ജഗ്ലാൻ എന്നോടൊപ്പം ചേരുന്നു
ഹരിയാനയിൽ ലിംഗാനുപാതത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുകയും ഹരിയാനയിൽ നിന്ന് തന്നെ ബേട്ടി ബച്ചാവോബേട്ടി പഠാവോ എന്ന കാമ്പെയ്ൻ ആരംഭിക്കുകയും ചെയ്തതിനാലാണ് ശ്രീ
സുനിൽ ജഗ്ലാൻ എന്റെ മനസ്സിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയത്
അതിനിടയിൽ സുനിൽജിയുടെ സെൽഫി വിത്ത് ഡോട്ടർ എന്ന കാമ്പെയ്ൻ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി
ഞാനും അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച് മൻ കി ബാത്തിൽ ഉൾപ്പെടുത്തി
ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സെൽഫി വിത്ത് ഡോട്ടർ ആഗോള പ്രചാരണമായി മാറി
ഇതിലെ വിഷയം സെൽഫിയല്ല സാങ്കേതികവിദ്യയല്ല ഇതിൽ daughterക്ക് അതായത് മകൾക്ക് പ്രാധാന്യം നൽകി
ജീവിതത്തിൽ മകൾക്കുള്ള പ്രാധാന്യം എത്രമാത്രം വലുതാണ് അത് ഈ കാമ്പയിനിലൂടെ വെളിപ്പെടുന്നു
ഇത്തരത്തിലുള്ള നിരവധി ശ്രമങ്ങളുടെ ഫലമാണ് ഇന്ന് ഹരിയാനയിൽ ലിംഗാനുപാതം മെച്ചപ്പെട്ടത്
വരൂ നമുക്ക് ശ്രീ
സുനിലുമായി സംസാരിക്കാം
നമസ്ക്കാരം ശ്രീ
സുനിൽ
നമസ്ക്കാരം സർ സാറിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്റെ സന്തോഷം ഒരുപാട് വർദ്ധിച്ചു
സുനിൽ എല്ലാവരും ഓർക്കുന്നത് സെൽഫി വിത്ത് ഡോട്ടർ ആണ് ഇപ്പോൾ അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു
പ്രധാനമന്ത്രിജി വാസ്തവത്തിൽ പെൺമക്കളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ ഞങ്ങളുടെ സംസ്ഥാനമായ ഹരിയാനയിൽ നിന്ന് താങ്കൾ ആരംഭിച്ച താങ്കളുടെ നേതൃത്വത്തിൽ രാജ്യം മുഴുവൻ വിജയിപ്പിക്കാൻ ശ്രമിച്ച നാലാമത്തെ പാനിപ്പത്ത് യുദ്ധം
എനിക്കും പെണ്മക്കളുടെ അച്ഛന്മാർക്കും പെണ്മക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് വളരെ വലിയ കാര്യമാണ്
സുനിൽ ജി നിങ്ങളുടെ മകൾ ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ അവൾ എന്താണ് ചെയ്യുന്നത്
സർ എന്റെ പെൺമക്കൾ നന്ദിനിയും യാചികയുമാണ് ഒരാൾ ഏഴാം ക്ലാസിൽ പഠിക്കുന്നു ഒരാൾ നാലാം ക്ലാസിൽ പഠിക്കുന്നു അവർ അങ്ങയുടെ വലിയ ആരാധികമാരാണ്
പ്രധാനമന്ത്രി അങ്ങേയ്ക്ക് നന്ദിഎന്ന പേരിൽ അവർ അവരുടെ സഹപാഠികളെയും കത്തുകൾ എഴുതാൻ പ്രേരിപ്പിച്ചു
നന്നായി നല്ല മകൾ അവൾക്ക് എന്റെയും മൻ കി ബാത്തിന്റെ ശ്രോതാക്കളുടെയും പേരിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നു
വളരെ നന്ദി അങ്ങ് കാരണം രാജ്യത്തെ പെൺമക്കളുടെ മുഖത്ത് പുഞ്ചിരി തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു
വളരെ നന്ദി സുനിൽ ജി
സുഹൃത്തുക്കളേ മൻ കി ബാത്തിൽ രാജ്യത്തിന്റെ സ്ത്രീശക്തിയുടെ നൂറുകണക്കിന് പ്രചോദനാത്മകമായ കഥകൾ പരാമർശിച്ചതിൽ ഞാൻ സന്തോഷവാനാണ്
നമ്മുടെ സൈന്യമായാലും കായികലോകമായാലും ഞാൻ സ്ത്രീകളുടെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അത് വളരെയധികം പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്
ഛത്തീസ്ഗഡിലെ ദേഉർ ഗ്രാമത്തിലെ സ്ത്രീകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതുപോലെ
ഈ സ്ത്രീകൾ സ്വയം സഹായ സംഘങ്ങൾ മുഖേന ഗ്രാമത്തിലെ നാല്ക്കവലകൾ റോഡുകൾ ക്ഷേത്രങ്ങൾ എന്നിവ ശുചീകരിക്കുന്നതിനുള്ള പ്രചാരണങ്ങൾ നടത്തുന്നു
അതുപോലെ ആയിരക്കണക്കിന് പരിസ്ഥിതി സൌഹൃദ ടെറാക്കോട്ട കപ്പുകൾ കയറ്റുമതി ചെയ്ത തമിഴ്നാട്ടിലെ ആദിവാസി സ്ത്രീകളിൽ നിന്നും രാജ്യം വളരെയധികം പ്രചോദനം ഉൾക്കൊണ്ടു
വെല്ലൂരിലെ നാഗനദിയെ പുനരുജ്ജീവിപ്പിക്കാൻ തമിഴ്നാട്ടിൽ തന്നെ 20000 സ്ത്രീകൾ ഒത്തുകൂടി
നമ്മുടെ സ്ത്രീശക്തിയുടെ നേതൃത്വത്തിൽ ഇത്തരം നിരവധി കാമ്പെയ്നുകൾക്ക് നേതൃത്വം നൽകുകയും അവരുടെ ശ്രമങ്ങളെ മുന്നിൽ കൊണ്ടുവരാനുള്ള വേദിയായി മൻ കി ബാത്ത് മാറുകയും ചെയ്തിട്ടുണ്ട്
സുഹൃത്തുക്കളേ ഇപ്പോൾ ഫോൺ ലൈനിൽ ഒരു വ്യക്തി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് മൻസൂർ അഹമ്മദ്
മൻ കി ബാത്തിൽ ജമ്മു കശ്മീരിലെ പെൻസിൽ സ്ലേറ്റുകളെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെയാണ് ശ്രീ
മൻസൂർ അഹമ്മദിനെ പരാമർശിച്ചത്
മൻസൂർ സുഖമാണോ
നന്ദി സർ സുഖമായിരിക്കുന്നു സർ
മൻ കി ബാത്തിന്റെ നൂറാം അദ്ധ്യായത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്
നന്ദി സർ
ശരി പെൻസിൽസ്ലേറ്റ് കൊണ്ടുള്ള ജോലി എങ്ങനെപോകുന്നു
വളരെ നന്നായി പോകുന്നു സാർ വളരെ നന്നായി
താങ്കൾ എന്നെക്കുറിച്ച് മൻ കി ബാത്ത്ൽ പറഞ്ഞതു മുതൽ സർ എന്റെ ജോലി വളരെയധികം വർദ്ധിച്ചു
മറ്റുള്ളവർക്കും ധാരാളം തൊഴിൽ നൽകാൻ സാധിച്ചു
ഇപ്പോൾ എത്ര പേർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ടാവും
ഇപ്പോൾ എനിക്ക് 200 അധികം ഉണ്ട്
ആണോ എനിക്ക് വളരെ സന്തോഷമുണ്ട്
അതെ സർ അതെ സർ
ഇപ്പോൾ ഞാൻ ഇത് രണ്ട് മാസത്തിനുള്ളിൽ വിപുലീകരിക്കുകയാണ് 200 പേർക്ക് കൂടി തൊഴിൽ ലഭിക്കും
കൊള്ളാം കേൾക്കൂ മൻസൂർ ജി
പ്രധാനമന്ത്രി നിങ്ങൾ പറഞ്ഞത് ഞാൻ നന്നായി ഓർക്കുന്നു ഇത്തരമൊരു പേരോ പെരുമയോ ഇല്ലാത്ത ഒരു ജോലിയാണ് ഇതെന്ന് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് അതിൽ ഒരുപാട് സങ്കടവും ഉണ്ടായിരുന്നു ഇതുമൂലം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു
അതും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ ജോലി തിരിച്ചറിയുന്നു കൂടാതെ 200 ലധികം പേർക്ക് തൊഴിലും നൽകുന്നു
അതെ സർ അതെ സർ
പുതിയ വിപുലീകരണങ്ങൾ നടത്തി 200 പേർക്ക് തൊഴിൽ നൽകിക്കൊണ്ട് നിങ്ങൾ വലിയ സന്തോഷത്തിന്റെ വാർത്ത നൽകി
സർ ഇവിടെയുള്ള കർഷകർപോലും ഇതിൽനിന്ന് ധാരാളം ലാഭം നേടി
2000ന് വിറ്റിരുന്ന മരത്തിന് ഇപ്പോൾ 5000 ആയി സർ
അന്നുമുതൽ ഇതിനും ഡിമാൻഡ് വർധിച്ചു
അതും സ്വന്തം ഐഡന്റിറ്റിയായി
സർ എനിക്ക് ഇതിനുള്ള നിരവധി ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്
ഇപ്പോൾ ഞാൻ അടുത്ത ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഇതിനെ വിപുലീകരിച്ച് രണ്ട് രണ്ടര മാസത്തിനുള്ളിൽ രണ്ട് നാല് ഗ്രാമങ്ങളിൽ എത്രയെത്ര ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ടോ അവരെ നമ്മളുൾക്കൊള്ളുകയും അവർക്ക് നിത്യനിദാനത്തിനുള്ള വഴിയൊരുക്കുകയും ചെയ്യും സർ
മൻസൂർ ജിയെ കണ്ടു പഠിക്കുക വോക്കൽ ഫോർ ലോക്കൽ ന്റെ ശക്തി എത്ര മഹത്തരമാണെന്ന് അദ്ദേഹം മണ്ണിൽ ഇറങ്ങി പ്രവർത്തിച്ച് കാണിച്ചു
മൻസൂർ ജിഅതെ സർ
പ്രധാനമന്ത്രി നിങ്ങൾക്കും ഗ്രാമത്തിലെ എല്ലാ കർഷകർക്കും ഒപ്പം നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ നന്ദി സഹോദരാ
നന്ദി സർ
സുഹൃത്തുക്കളെ കഠിനാധ്വാനം കൊണ്ട് വിജയത്തിന്റെ നെറുകയിൽ എത്തിയ എത്രയോ പ്രതിഭകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട്
വിശാഖപട്ടണത്തിൽ നിന്നുള്ള വെങ്കട്ട് മുരളി പ്രസാദ് ഒരു സ്വാശ്രയ ഇന്ത്യ ചാർട്ട് പങ്കിട്ടതായി ഞാൻ ഓർക്കുന്നു
പരമാവധി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ മാത്രം എങ്ങനെ ഉപയോഗിക്കുമെന്ന് അദ്ദേഹം അതിൽ പറഞ്ഞിരുന്നു
ബേട്ടിയയിലെ പ്രമോദ് ജി എൽഇഡി ബൾബുകൾ നിർമ്മിക്കാൻ ഒരു ചെറിയ യൂണിറ്റ് സ്ഥാപിച്ചപ്പോൾ അല്ലെങ്കിൽ ഗർമുക്തേശ്വറിലെ ശ്രീ
സന്തോഷ് പായകൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കാനുള്ള മാധ്യമമായി മൻ കി ബാത്ത് മാറി
മേക്ക് ഇൻ ഇന്ത്യ മുതൽ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ വരെയുള്ള നിരവധി ഉദാഹരണങ്ങൾ ഞങ്ങൾ മൻ കി ബാത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്
സുഹൃത്തുക്കളേ കുറച്ച് അദ്ധ്യായങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിന്റെ സഹോദരി വിജയശാന്തി ദേവിയെക്കുറിച്ചും ഞാൻ പരാമർശിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും
വിജയശാന്തി താമരനാരുകൾ കൊണ്ട് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു
അവരുടെ ഈ അതുല്യമായ പരിസ്ഥിതി സൌഹൃദ ആശയം മൻ കി ബാത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനപ്രിയമാവുകയും ചെയ്തു
ഇന്ന് ശ്രീമതി
വിജയശാന്തി ഫോണിൽ നമ്മളോടൊപ്പമുണ്ട്
നമസ്കാരം വിജയശാന്തി ജി താങ്കൾക്ക് സുഖമാണോ
വിജയശാന്തി സർ എനിക്ക് സുഖമാണ്
താങ്കളുടെ ജോലി എങ്ങനെ പോകുന്നു
വിജയശാന്തി സർ ഇപ്പോഴും എന്റെ 30 സ്ത്രീകൾക്കൊപ്പം ജോലി ചെയ്യുന്നു
ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ടീം 30 പേരിലെത്തി
വിജയശാന്തി അതെ സർ ഈ വർഷവും എന്റെ പ്രദേശത്ത് 100 സ്ത്രീകളുമായി കൂടുതൽ വിപുലീകരിക്കുന്നു
അപ്പോൾ നൂറാണ് നിങ്ങളുടെ ലക്ഷ്യം
വിജയശാന്തി അതെ 100 സ്ത്രീകൾ
ഇപ്പോൾ ആളുകൾക്ക് ഈ താമരത്തണ്ട് നാരുകൾ പരിചിതമാണല്ലേ
വിജയശാന്തി അതെ സർ മൻ കി ബാത്ത് പരിപാടിയിൽ നിന്ന് ഇന്ത്യയിലുടനീളമുള്ള എല്ലാവർക്കും അറിയാം
അതിനാൽ ഇപ്പോൾ ഇത് വളരെ ജനപ്രിയമാണ്
വിജയശാന്തി അതെ സർ പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിൽ നിന്ന് എല്ലാവർക്കും താമര നാരിനെക്കുറിച്ച് അറിയാം
അപ്പോൾ നിങ്ങൾക്കും വിപണി കിട്ടിയോ
വിജയശാന്തി അതെ എനിക്ക് യുഎസ്എയിൽ നിന്ന് ഒരു മാർക്കറ്റ് ലഭിച്ചു അവർ മൊത്തമായി ധാരാളം അളവിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നു പക്ഷേ യുഎസിലേക്കും അയയ്ക്കാൻ ഈ വർഷം മുതൽ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു
അപ്പോൾ താങ്കൾ ഇപ്പോൾ കയറ്റുമതിക്കാരിയായി
വിജയശാന്തി അതെ സർ ഈ വർഷം മുതൽ ഞാൻ ഇന്ത്യയിൽ നിർമ്മിച്ച ഞങ്ങളുടെ ഉൽപ്പന്നം ലോട്ടസ് ഫൈബർ കയറ്റുമതി ചെയ്യുന്നു
അതിനാൽ ഞാൻ വോക്കൽ ഫോർ ലോക്കൽ എന്നും ഇപ്പോൾ ലോക്കൽ ഫോർ ഗ്ലോബൽ എന്നും പറയുന്ന പോലെ
വിജയശാന്തിഅതെ സർ എന്റെ ഉൽപ്പന്നം ലോകമെമ്പാടും എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
അതിനാൽ അഭിനന്ദനങ്ങൾ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നു
വിജയശാന്തി നന്ദി സർ
നന്ദി നന്ദി വിജയശാന്തി
വിജയശാന്തി നന്ദി സർ
സുഹൃത്തുക്കളേ മൻ കി ബാത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്
മൻ കി ബാത്തിലൂടെ നിരവധി ബഹുജന പ്രസ്ഥാനങ്ങൾ പിറവിയെടുത്ത് ശക്തി പ്രാപിച്ചു
ഉദാഹരണത്തിന് നമ്മുടെ കളിപ്പാട്ടങ്ങളും കളിപ്പാട്ട വ്യവസായവും പുനസ്ഥാപിക്കാനുള്ള ദൌത്യം ആരംഭിച്ചതും മൻ കി ബാത്തിൽ ആയിരുന്നല്ലോ
നമ്മുടെ നാടൻ നായ്ക്കളായ ഇന്ത്യൻ ബ്രീഡ് നായ്ക്കളെ കുറിച്ച് അവബോധം വളർത്തുന്നതിന്റെ തുടക്കവും കുറിച്ചത് മൻ കി ബാത്ത്ലൂടെയാണ്
പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാരോട് വിലപേശില്ല തർക്കിക്കില്ല എന്നൊരു പ്രചാരണം കൂടി ഞങ്ങൾ തുടങ്ങിയിരുന്നു
ഹർ ഘർ തിരംഗ കാമ്പയിൻ ആരംഭിച്ചപ്പോഴും ഈ പ്രമേയവുമായി രാജ്യത്തെ ജനങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ മൻ കി ബാത് വലിയ പങ്കുവഹിച്ചു
അത്തരം ഓരോ ഉദാഹരണങ്ങളും സമൂഹത്തിൽ മാറ്റത്തിന് കാരണമായി
സമൂഹത്തെ പ്രചോദിപ്പിക്കുക എന്ന അതേ ദൌത്യം ശ്രീ
പ്രദീപ് സാംഗ്വാനും ഏറ്റെടുത്തിട്ടുണ്ട്
മൻ കി ബാത്തിൽ ഞങ്ങൾ ശ്രീ
പ്രദീപ് സാങ്വാന്റെ ഹീലിംഗ് ഹിമാലയസ് കാമ്പെയ്നെക്കുറിച്ച് ചർച്ച ചെയ്തു
അദ്ദേഹം ഞങ്ങളുടെ ഫോൺ ലൈനിൽ ഉണ്ട്
പ്രദീപ് നമസ്കാരം
സർ ജയ് ഹിന്ദ് ്യു
ജയ് ഹിന്ദ് ജയ് ഹിന്ദ് സഹോദരാ സുഖമാണോ
വളരെ സുഖമായിരിക്കുന്നു സർ
നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ കുറച്ചു കൂടെ സന്തോഷമായി
നിങ്ങൾ ഹിമാലയത്തിനു ഹീൽ എന്ന കാര്യം ചിന്തിച്ചു
അതെ സർ
പ്രചാരണവും ആരംഭിച്ചു
ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രചാരണം എങ്ങനെ പോകുന്നു
സർ വളരെ നന്നായി പോകുന്നു
2020 മുതൽ അഞ്ച് വർഷം കൊണ്ട് നമ്മൾ ചെയ്തിരുന്ന ജോലി ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ചെയ്യുന്നു
കൊള്ളാമല്ലോ
അതേ സർ തുടക്കത്തിൽ വളരെ വികാരവിവശനായിരുന്നു ഇക്കാര്യം ഏറ്റെടുത്തിട്ട് ജീവിതകാലം മുഴുവൻ ചെയ്താലും ഇതു ചെയ്യാൻ പറ്റുമോ അതോ പറ്റില്ലേ എന്നോർത്ത് കുറച്ചൊക്കെ സപ്പോർട്ട് കിട്ടി പക്ഷെ സത്യമായും 2020 വരെ ഞങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നു
വളരെ കുറച്ചു ആളുകൾ മാത്രമേ സഹകരിച്ചുള്ളൂ
മിക്കവാറും ആളുകൾക്ക് പിന്തുണ തരാൻ പറ്റുന്നില്ലായിരുന്നു
ഞങ്ങളുടെ പ്രയത്നത്തിനു അംഗീകാരം തരുന്നില്ലായിരുന്നു
പക്ഷെ 2020ന് ശേഷം മൻ കീ ബാത്തിൽ പരാമർശിച്ചതിനു ശേഷം കാര്യങ്ങൾ വളരെ വേഗത്തിലായിരുന്നു
എന്നുവെച്ചാൽ ആദ്യം കൊല്ലത്തിൽ ഞങ്ങൾക്ക് 6 7 ശുചീകരണ യജ്ഞം നടത്താൻ മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ 10 വരെ ശുചീകരണ യജ്ഞം നടത്താൻ കഴിഞ്ഞിരുന്നു
ഇന്ന് ഞങ്ങൾ നിത്യേന അഞ്ചു ടൺ മാലിന്യം ശേഖരിക്കുന്നു
വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്ന്
അതു കൊള്ളാം
ഞാൻ ഒരു സമയത്ത് നിർത്തിവയ്ക്കേണ്ട അവസ്ഥയിൽ ആയിരുന്നു
താങ്കൾ വിശ്വസിക്കില്ല മൻ കീ ബാത്തിൽ പരാമർശിച്ചതിനുശേഷം കാര്യങ്ങൾ ഞങ്ങൾ വിചാരിക്കാത്തതാണ് സംഭവിച്ചത്
ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു
മാത്രമല്ല കാര്യങ്ങൾ ഞങ്ങൾ വിചാരിക്കാത്ത അത്രയുമധികം സ്പീഡ് അപ്പ് ആയി
അതിനാൽ ഞാൻ ശരിക്കും നന്ദിയുള്ളവനാണ് ഞങ്ങളെപ്പോലുള്ളവരെ താങ്കൾ എങ്ങനെ കണ്ടെത്തുന്നുവെന്ന് എനിക്കറിയില്ല
ഇത്രയും വിദൂര പ്രദേശത്ത് ആരാണ് ജോലി ചെയ്യുന്നത്
ഞങ്ങൾ ഹിമാലയൻ മേഖലയിൽ ഇരുന്നു ജോലി ചെയ്യുന്നു
ഞങ്ങൾ ഇത്രയും ഉയരത്തിൽ പ്രവർത്തിക്കുന്നു
ഈ ആൾട്ടിട്യൂഡ് ലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്
താങ്കൾ ഞങ്ങളെ അവിടെ കണ്ടെത്തി
നമ്മുടെ ജോലി ലോകത്തിനു മുന്നിൽ കൊണ്ടുവന്നു
അതുകൊണ്ട് തന്നെ അന്നും ഇന്നും നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ സേവകനോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വൈകാരികമായ നിമിഷമായി ഞാൻ കാണുന്നു
ഇതിലും കൂടുതലായി എനിക്ക് മറ്റൊരു സൌഭാഗ്യവുമില്ല
പ്രദീപ് നിങ്ങൾ ഹിമാലയത്തിന്റെ കൊടുമുടികളിൽ യഥാർത്ഥ അർത്ഥത്തിൽ സാധന ചെയ്യുകയാണ് നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ പർവതങ്ങളിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ എങ്ങനെ പങ്കെടുക്കുന്നു എന്നത് ആളുകൾ ഓർക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
അതെ സർ
നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു വലിയ ടീം രൂപീകരിക്കപ്പെടുന്നുണ്ടെന്നും നിങ്ങൾ ദിവസേന ഇത്രയും വലിയ ജോലികൾ ചെയ്യുന്നുവെന്നും
അതെ സർ
എനിക്കറിയാം നിങ്ങളുടെ ശ്രമങ്ങളും ചർച്ചകളും കാരണം ഇപ്പോൾ എത്രയധികം പർവതാരോഹകർ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്
അതെ സർ ഒരുപാട്
ഇത് നല്ല കാര്യമാണ് നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കളുടെ പ്രയത്നത്താൽ മാലിന്യവും ഒരു സമ്പത്താണ് എന്ന ചിന്ത ജനങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കുന്നു
പരിസ്ഥിതിയും നമ്മൾ അഭിമാനിക്കുന്ന ഹിമാലയവും ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നു പരിപാലിക്കപ്പെടുന്നു
അതിൽ സാധാരണക്കാരനും പങ്കെടുക്കുന്നു
പ്രദീപ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു
വളരെ നന്ദി സഹോദരാ
നന്ദി സർ വളരെ നന്ദി ജയ് ഹിന്ദ്
സുഹൃത്തുക്കളേ ഇന്ന് രാജ്യത്ത് ടൂറിസം വളരെ വേഗത്തിൽ വളരുകയാണ്
അത് നമ്മുടെ പ്രകൃതി വിഭവങ്ങളായാലും നദികളായാലും മലകളായാലും കുളങ്ങളായാലും നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്
ഇത് ടൂറിസം വ്യവസായത്തിന് ഏറെ സഹായകമാകും
വിനോദസഞ്ചാരത്തിലെ ശുചിത്വത്തോടൊപ്പം ഇൻക്രഡിബിൾ ഇന്ത്യ മൂവ്മെന്റ് ഞങ്ങൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്
ഈ പ്രസ്ഥാനം മൂലം ആളുകൾക്ക് ചുറ്റും മാത്രമുള്ള ഇത്തരം സ്ഥലങ്ങളെക്കുറിച്ച് ആദ്യമായി അറിയാൻ കഴിഞ്ഞു
വിദേശ വിനോദസഞ്ചാരത്തിന് പോകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്തെ കുറഞ്ഞത് 15 വിനോദസഞ്ചാര കേന്ദ്രങ്ങളെങ്കിലും സന്ദർശിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്
ഇവ നിങ്ങൾ താമസിക്കുന്ന സംസ്ഥാനത്താവരുത് മറ്റു സംസ്ഥാനങ്ങളിലാവണം
അതുപോലെ ക്ലീൻ സിയാച്ചിൻ സിംഗിൾ യുഎസ്ഇ പ്ലാസ്റ്റിക് ഇവാസ്തെ തുടങ്ങിയ ഗുരുതരമായ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ തുടർച്ചയായി സംസാരിച്ചു
ഇന്ന് ലോകം മുഴുവൻ ആശങ്കാകുലരാകുന്ന പാരിസ്ഥിതിക പ്രശ്നം പരിഹരിക്കുന്നതിൽ മൻ കി ബാത്തിന്റെ ഈ ശ്രമം വളരെ പ്രധാനമാണ്
സുഹൃത്തുക്കളേ ഇത്തവണ യുനെസ്കോ യുടെ ഡി ജി ഓഡ്രി അസൂലേയിൽ ഓഡ്രി അസോളി നിന്ന് മൻ കി ബാത് സംബന്ധിച്ച് എനിക്ക് മറ്റൊരു പ്രത്യേക സന്ദേശം ലഭിച്ചു
100 അദ്ധ്യായങ്ങളുള്ള ഈ അത്ഭുതകരമായ യാത്രയ്ക്ക് അദ്ദേഹം നമ്മുടെ എല്ലാ ദേശവാസികൾക്കും ആശംസകൾ നേർന്നു
കൂടാതെ അവർ ചില ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്
യുനെസ്കോയുടെ ഡിജിയുടെ അഭിപ്രായം നമുക്ക് ആദ്യം കേൾക്കാം
നമസ്തേ എക്സലൻസി പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മൻ കി ബാത്ത് റേഡിയോ പ്രക്ഷേപണത്തിന്റെ നൂറാം എപ്പിസോഡിന്റെ ഭാഗമാകാൻ ലഭിച്ച ഈ അവസരത്തിന് യുനെസ്കോയെ പ്രതിനിധീകരിച്ച് ഞാൻ നന്ദി പറയുന്നു
യുനെസ്കോയ്ക്കും ഇന്ത്യയ്ക്കും ഒരു നീണ്ട പൊതു ചരിത്രമുണ്ട്
വിദ്യാഭ്യാസം ശാസ്ത്രം സംസ്കാരം വിജ്ഞാനം എന്നിവയുടെ എല്ലാ മേഖലകളിലും നമുക്ക് വളരെ ശക്തമായ പങ്കാളിത്തമുണ്ട് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് ഈ അവസരം വിനിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
2030ഓടെ ലോകത്തിലെ എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാകുമെന്ന് ഉറപ്പാക്കാൻ യുനെസ്കോ അതിന്റെ അംഗരാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു
ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ഇന്ത്യൻ മാർഗം ദയവായി വിശദീകരിക്കാമോ
സംസ്കാരത്തെ പിന്തുണയ്ക്കുന്നതിനും പൈതൃകം സംരക്ഷിക്കുന്നതിനുമായി യുനെസ്കോയും പ്രവർത്തിക്കുന്നു ഈ വർഷം ഇന്ത്യയാണ് ജി20 അധ്യക്ഷൻ
ഈ പരിപാടിക്കായി ലോക നേതാക്കൾ ഡൽഹിയിലെത്തും
ശ്രേഷ്ഠൻ എങ്ങനെയാണ് ഇന്ത്യ സംസ്കാരത്തെയും വിദ്യാഭ്യാസത്തെയും അന്താരാഷ്ട്ര അജണ്ടയുടെ മുകളിൽ നിർത്താൻ ആഗ്രഹിക്കുന്നത് ഈ അവസരത്തിന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നന്ദി പറയുകയും നിങ്ങളിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്റെ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു
ഉടൻ കാണാം
നന്ദി എക്സലൻസി നൂറാമത് മൻ കിബാത്ത് പരിപാടിയിൽ നിങ്ങളുമായി സംവദിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രധാന പ്രശ്നങ്ങൾ താങ്കൾ ഉന്നയിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്
സുഹൃത്തുക്കളേ വിദ്യാഭ്യാസവും സാംസ്കാരിക സംരക്ഷണവും സംബന്ധിച്ച ഇന്ത്യയുടെ ശ്രമങ്ങളെ കുറിച്ച് യുനെസ്കോയുടെ ഡിജി അറിയാൻ ആഗ്രഹിക്കുന്നു
ഈ രണ്ട് വിഷയങ്ങളും മൻ കി ബാത്തിന്റെ പ്രിയപ്പെട്ട വിഷയങ്ങളായിരുന്നു
വിദ്യാഭ്യാസത്തെക്കുറിച്ചായാലും സംസ്കാരത്തെക്കുറിച്ചായാലും അത് സംരക്ഷിക്കുന്നതിനോ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ആയാലും ഇത് ഇന്ത്യയുടെ പുരാതന പാരമ്പര്യമാണ്
ഈ ദിശയിൽ രാജ്യം ഇന്ന് നടത്തുന്ന പ്രവർത്തനം ശരിക്കും ശ്ലാഘനീയമാണ്
അത് ദേശീയ വിദ്യാഭ്യാസ നയമായാലും പ്രാദേശിക ഭാഷയിൽ പഠിക്കാനുള്ള ഓപ്ഷനായാലും വിദ്യാഭ്യാസത്തിൽ സാങ്കേതിക സംയോജനമായാലും അത്തരം നിരവധി ശ്രമങ്ങൾ കാണാൻ സാധിക്കും മഹത്തായ ഉദാഹരണമായി
മികച്ച വിദ്യാഭ്യാസം നൽകുന്നതിനും കൊഴിഞ്ഞു പോകൽ നിരക്ക് കുറയ്ക്കുന്നതിനുമായി ഗുജറാത്തിൽ പൊതുപങ്കാളിത്തത്തോടെ ഗുണോത്സവവും ശാല പ്രവേശനോത്സവവും തുടങ്ങിയ പരിപാടികൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചെയ്തു തുടങ്ങിയിരുന്നു
മൻ കി ബാത്തിൽ വിദ്യാഭ്യാസത്തിനായി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുടെ പരിശ്രമങ്ങൾ ഞങ്ങൾ എടുത്തുകാണിച്ചു
പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുക എന്ന ദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ഒഡീഷയിലെ ചായക്കച്ചവടക്കാരനായ പരേതനായ ഡി
പ്രകാശ് റാവുവിനെ കുറിച്ച് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും
ജാർഖണ്ഡിലെ ഗ്രാമങ്ങളിൽ ഡിജിറ്റൽ ലൈബ്രറികൾ നടത്തുന്ന സഞ്ജയ് കശ്യപ് കോവിഡ് കാലത്ത് നിരവധി കുട്ടികളെ ഇലേണിംഗിലൂടെ സഹായിച്ച ഹേമലത എൻ
അതെ മൻ കി ബാത്തിൽ അത്തരം നിരവധി അധ്യാപകരുടെ ഉദാഹരണങ്ങൾ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്
മൻ കി ബാത്തിൽ സാംസ്കാരിക സംരക്ഷണവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾക്ക് ഞങ്ങൾ സ്ഥിരമായ സ്ഥാനം നൽകിയിട്ടുണ്ട്
ലക്ഷദീപിന്റെ കുമ്മെൽ ബ്രദേഴ്സ് ചലഞ്ചേഴ്സ് ക്ലബ്ബായാലും കർണാടകയിലെ ക്വേംശ്രീ ജിയുടെ കലാചേതനപോലുള്ള പ്ലാറ്റ്ഫോമായാലും രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ആളുകൾ കത്തുകളെഴുതി അത്തരം ഉദാഹരണങ്ങൾ എനിക്ക് അയച്ചുതന്നിട്ടുണ്ട്
ദേശസ്നേഹത്തെ കുറിച്ചുള്ള ഗീത് ലോരീ രംഗോലി എന്നിവയുമായി ബന്ധപ്പെട്ട മൂന്ന് മത്സരങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു
നിങ്ങൾക്ക്് ഓർമയുണ്ടാവും ഒരിക്കൽ ഞങ്ങൾ രാജ്യത്തുടനീളമുള്ള സ്റ്റോറി ടെല്ലർമാരുമായി സ്റ്റോറി ടെല്ലിംഗിലൂടെയുള്ള ഇന്ത്യൻ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു
കൂട്ടായ പരിശ്രമത്തിലൂടെ രാജ്യത്തിൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന അചഞ്ചലമായ വിശ്വാസമുണ്ട്
സ്വാതന്ത്ര്യത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ നാം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വർഷത്തിൽ തന്നെയാണ് നാം ജി20 യുടെ അധ്യക്ഷത കൂടി വഹിക്കുന്നത്
വിദ്യാഭ്യാസത്തോടൊപ്പം വൈവിധ്യമാർന്ന ആഗോള സംസ്കാരങ്ങളെ സമ്പന്നമാക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം കുറച്ചുകൂടി ശക്തമായിരിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമ്മുടെ ഉപനിഷത്തുകളിൽ നിന്നുള്ള ഒരു മന്ത്രം നൂറ്റാണ്ടുകളായി നമ്മുടെ മനസ്സിനെ പ്രചോദിപ്പിക്കുന്നു
ചരൈവേതി ചരൈവേതി ചരൈവേതി
ചലിച്ചു കൊണ്ടിരിക്കൂ ചലിച്ചു കൊണ്ടിരിക്കൂ ചലിച്ചു കൊണ്ടിരിക്കൂ
ചരൈവേതിയുടെ ഭാവസൌന്ദര്യം ഉൾക്കൊണ്ട് ഇന്ന് നമ്മൾ മൻ കി ബാത്തിന്റെ 100ാം അദ്ധ്യായം പൂർത്തിയാക്കുകയാണ്
ഇന്ത്യയുടെ സാമൂഹിക ഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ മൻ കി ബാത്ത് ഒരു ജപമാലയുടെ നൂൽ പോലെയാണ് ഓരോ മുത്തുകളും ഒരുമിച്ച് ചേർത്ത് വെയ്ക്കുന്നു
ഓരോ അദ്ധ്യായത്തിലും ജനങ്ങളുടെ സേവനവും കഴിവും മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ടുണ്ട്
ഈ പരിപാടിയിൽ പരാമർശിക്കപ്പെടുന്ന ഓരോരുത്തരും മറ്റ് രാജ്യക്കാർക്ക് പ്രചോദനമായി മാറുന്നു
ഒരു തരത്തിൽ മൻ കി ബാത്തിന്റെ ഓരോ അദ്ധ്യായവും അടുത്ത അദ്ധ്യായത്തിന് കളമൊരുക്കുന്നു
മൻ കി ബാത്ത് എന്നും സദ്ഭാവന സേവന മനോഭാവം കർത്തവ്യബോധം എന്നിവയാൽ മുന്നോട്ട് പോയിട്ടുണ്ട്
ഈ പോസിറ്റിവിറ്റി സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവ കാലത്ത് രാജ്യത്തെ മുന്നോട്ട് നയിക്കും അതിനെ ഒരു പുതിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകും മൻ കി ബാത്തിന്റെ തുടക്കം ഇന്ന് രാജ്യത്ത് ഒരു പുതിയ പാരമ്പര്യമായി മാറുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു
ഓരോരുത്തരുടെയും പ്രയത്നത്തിന്റെ ആഴം കാണുന്ന ഒരു പാരമ്പര്യം
സുഹൃത്തുക്കളേ ഈ മുഴുവൻ പരിപാടിയും വളരെ ക്ഷമയോടെ ശബ്ദലേഖനം ചെയ്ത ആകാശവാണിയിലെ സഹപ്രവർത്തകർക്കും ഇന്ന് ഞാൻ നന്ദി പറയുന്നു
വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് മൻ കി ബാത് വിവർത്തനം ചെയ്ത വിവർത്തകരോടും ഞാൻ നന്ദിയുള്ളവനാണ്
ദൂരദർശന്റെയും MyGovയുടെയും സഹപ്രവർത്തകർക്കും ഞാൻ നന്ദി പറയുന്നു
ഇടവേളകളില്ലാതെ മൻ കി ബാത്ത് കാണിക്കുന്ന രാജ്യത്തുടനീളമുള്ള എല്ലാ ടിവി ചാനലുകളോടും ഇലക്ട്രോണിക് മാധ്യമപ്രവർത്തകരോടും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു മൻ കി ബാത് പരസ്യങ്ങളുടെ ഇടവേള ഇല്ലാതെ കാണിക്കുന്നവരോടും എന്റെ നന്ദി അറിയിക്കുന്നു
അവസാനമായി മൻ കീ ബാത്തിനെ താങ്ങി നിർത്തുന്ന ഭാരതത്തിലെ ജനങ്ങൾ ഭാരതത്തിൽ വിശ്വാസമുള്ള ജനങ്ങൾ അവർക്ക് നന്ദി പറയുന്നു
നിങ്ങളുടെ പ്രചോദനവും ശക്തിയും കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സാധ്യമായത്
സുഹൃത്തുക്കളേ ഇന്ന് എനിക്ക് ഒരുപാട് പറയാനുണ്ട് പക്ഷെ സമയവും വാക്കുകളും ഒരുപോലെ കുറവാണ്
എന്നാൽ നിങ്ങൾ എല്ലാവരും എന്റെ വൈകാരികാവസ്ഥ മനസ്സിലാക്കുമെന്നും എന്റെ ആശയങ്ങൾ മനസ്സിലാക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ട്
നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ മൻ കി ബാത്തിന്റെ സഹായത്തോടെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് ഇനിയും ഉണ്ടാവും
അടുത്ത മാസം നമ്മൾ വീണ്ടും കാണും
പുതിയ വിഷയങ്ങളും പുതിയ വിവരങ്ങളുമായി ജനങ്ങളുടെ വിജയങ്ങൾ വീണ്ടും ആഘോഷിക്കും അതുവരെ എനിക്ക് വിട തന്നാലും
നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നന്നായി സംരക്ഷിക്കൂ
വളരെ വളരെ നന്ദി
നമസ്കാരം